ആസൂത്രണത്തിന്‍റെ കേന്ദ്രസ്ഥാനത്ത് ആസൂത്രണ കൃഷിയുടെയും, ഗ്രാമീണ ജനതയുടെ ചെലവില്‍ നഗര വ്യവസായ വിഭാഗങ്ങളില്‍ അവസരങ്ങള്‍ സൃഷ്ടിക്കുകയുണ്ടായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. JC കുമാരപ്പയെ പോലെയുള്ള ഗാന്ധിയന്‍ സാമ്പത്തിക ശാസ്ത്രഞ്ജന്മാര്‍ ഗ്രാമീണ വ്യവസായത്തിനു ഊന്നല്‍ നല്‍കി കൊണ്ടുള്ള ഒരു പദ്ധതി രൂപ രേഖ സൃഷ്ടിക്കുകയുണ്ടായി. അതേസമയം ഇന്‍ഡ്യന്‍ സമ്പദ് വ്യവസ്ഥയില്‍ വികസനത്തിനുള്ള പ്രധാന വ്യവസായ വല്‍ക്കരണമാണ് മറ്റൊരു വിഭാഗം ചൂണ്ടി കാണിച്ചു. വ്യാവസായിക ഉത്പാദനത്തില്‍ സമൂല വര്‍ദ്ധനവ് ഉണ്ടായിരുന്നെങ്കില്‍ ദാരിദ്ര്യത്വത്തില്‍ നിന്ന് ഇന്‍ഡ്യക്ക് മോചനമുണ്ടാവൂല്ലെന്നു അവര്‍ വിമര്‍ശിച്ചു. വ്യവസായ പുരോഗതിയില്ലെങ്കില്‍ പ്രത്യേകിച്ച് അസംസ്കൃതവിഭവങ്ങള്‍ ഉപയോഗിക്കപ്പെടാതെ പോകുമെന്ന് അവര്‍ ചൂണ്ടികാണിച്ചു. ആസൂ ആസൂത്രണത്തില്‍ കാര്‍ഷികതന്ത്രങ്ങള്‍ ആസൂത്രണത്തില്‍ കാര്‍ഷികതന്ത്രങ്ങള്‍ക്ക് മതിയായ പ്രാധാന്യം നല്‍കിയില്ലെങ്കില്‍ അവര്‍ ഭക്ഷണകാര്യങ്ങളുടെ ഉത്പാദനം വര്‍ദ്ധിപ്പിക്കുന്നതിനുള്ളൊരു കാര്‍ഷിക തന്ത്രം ആസൂത്ര~ ആസൂത്രണത്തില്‍ ഉണ്ടായിരുന്നുവെന്ന് അവര്‍ വാദിച്ചു. ഭൂപരിഷ്കരണങ്ങള്‍ക്കും ഗ്രാമങ്ങളിലെ ദരിദ്രര്‍ക്കിടയിലെ വിഭവങ്ങള്‍ വിതരണം ചെയ്യുകയും സാമൂഹിക വികസന പരിപാടികള്‍ ആവിഷ്കരിച്ചു ജലസേചന പദ്ധതികള്‍ക്കായി എന്നിട്ടും പരാജയം സംഭവിച്ചത് കുഴപ്പം കൊണ്ടല്ല. മറിച്ച്, അവ വേണ്ട വിധത്തില്‍ നടപ്പിലാക്കാഞ്ഞത് കൊണ്ടാണ്. സാമൂഹികവും, രാഷ്ടീയവുമായ വികാരങ്ങളുള്ള ഭൂവുടമ

ഗ്രാമീണ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് അവര്‍ വാദിച്ചു. സ്വതന്ത്ര ഇന്‍ഡ്യയുടെ വികസനത്തിന് രണ്ടു പാതകള്‍ ഉണ്ടായിരുന്നു. മുതലാളിത്ത socialist മാതൃകയും. മുതലാളിത്ത വികസന മാതൃകയില്‍ വികസനം പൂര്‍ണ്ണമായും സ്വകാര്യ മേഖലയ്ക്കു വിട്ടു കൊടുത്തിരുന്നു. പൊതുമേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള socialist socialist വികസന മാതൃകയാകട്ടെ ഉന്മൂലനം ചെയ്യുകയും ഉല്‍പാദാനങ്ങള്‍ ര്‍ണ്ണമായും രാഷ്ട്രത്തിന്‍റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. വികസനത്തിന്‍റെ ഈ രണ്ടു പാതകളും ഇന്‍ഡ്യ സ്വീകരിച്ചില്ല. അതേസമയം മുതലാളിത്തത്തിന്‍റെയും, socialisam ത്തിന്‍റെയും ഏറ്റവും മികച്ച ഘടകങ്ങളില്‍ ഒന്നായിട്ടു ഒരു പുതിയ മാതൃക ഇന്‍ഡ്യ വികസിപ്പിച്ചെടുത്തു. സമ്മിശ്രീകരണ സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ അറിയപ്പെടുന്ന ഇതില്‍ സ്വകാര്യ മേഖലയ്ക്കും. പൊതുമേഖലയ്ക്കും തുല്യപ്രാധാന്യം നല്‍കപ്പെട്ടു. കൃഷി വ~ കൃഷി വ്യാപാരം, വ്യവസായം എന്നിവയുടെ കൂടുതല്‍ ഭാഗവും സ്വകാര്യ മേഖലയ്ക്കു വിട്ടുകൊടുത്തു. അതേസമയം പ്രധാന കേന്ദ്രത്തിലാക്കിയത് വ്യവസായ ആവശ്യത്തിനു അടിസ്ഥാന സൌകര്യങ്ങള്‍ തന്നെ ഒരുക്കി കൊടുത്തു. വ്യാപാരത്തെ നിയന്ത്രിച്ചു. കാര്‍ഷിക മേഖലയില്‍ നിര്‍ണ്ണായകമായ ഘടകങ്ങള്‍ നടക്കുകയും ചെയ്തു. ഇന്‍ഡ്യന്‍ വ്യക്തികളായി അവരുടെ അവരുടെ വാദം മൂലമുണ്ടായ ഫലങ്ങളാണ്. ഇവിടെ എന്‍റെ ഈ topic അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. hi നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഭൂകമ്പത്തെ കുറിച്ചാണ് ഭൂകമ്പം എന്നാൽ എന്ത്

ദുരന്ത കാരണമാകാറുണ്ട് ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനത്തിന് ഭൂകമ്പവിജ്ഞാന ശാസ്ത്രം എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ലോക ഭൂകമ്പ വിജ്‍ഞാന സമിതി രൂപീകൃതമായി ഭൂകമ്പത്തെ കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾക്ക് ഈ സമിതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ പതിനെട്ടിന് അമേരിക്കയിലെ സാൻഫ്രാസ്‌സിസ്കോയിൽ ഉണ്ടായ ഭൂകമ്പവും അതിനിടെ അതിനെ തുടർന്നുണ്ടായ സാൻ ആൻഡ്രിയാസ് ഭ്രംശവുമാണ് ഭൂകമ്പത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഭൂകമ്പം സൃഷ്ടിക്കപ്പെടുന്ന ബിന്ദുവിനെ അതികേന്ദ്രം എന്ന് പറയുന്നു ഇന്ന് ഭൂകമ്പത്തിൻറെ ശക്തി അളക്കാനായി പൊതുവെ richter മാനകം ഉപയോഗിക്കുന്നു richter മാനകത്തിൽ മൂന്നിനു താഴെയുള്ള ഭൂകമ്പങ്ങൾ ദുരന്ദ്ര ദുരന്തങ്ങൾ സൃഷ്ടിക്കാറില്ല വർഗീയ കാരണങ്ങൾ

ഇന്ത്യയിൽ ഉണ്ടായ ഭൂകമ്പങ്ങൾ അപകടങ്ങൾ ഭൂകമ്പഘടനം ഭൂകമ്പം പ്രവചിക്കൽ അവലംബം വർഗീയ കാരണങ്ങൾ ഏതെങ്കിലും സമ ഏതെങ്കിലും സ്ഥലത്തെ വലിയ നാശം വിതയ്ക്കുന്ന ഭൂമികുലുക്കത്തിന് പ്രധാനാഘാതം എന്ന് പറയുന്നു പ്രധാനാഘാതത്തിന് മുൻപായും

ഭൂകമ്പ പരമ്പരയെ പിന്നാഘാതങ്ങൾ എന്നും പറയുന്നു പിന്നാഘാതങ്ങൾ ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട് കാരണങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന രണ്ടുതരം കാര്യങ്ങൾ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാറുണ്ട് വിവർത്തനപ്രവർത്തനങ്ങൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവയാണവ ഇവരണ്ടുമല്ലാതെ അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് പോലുള്ള കടുത്ത സമ്മർദം ഭൂവല്കത്തിലെ ചെറു ഭ്രംശരേഖകൾക്ക് താങ്ങനാവാതെ വരുമ്പോഴും ഭൂമികുലുക്കം ഉണ്ടാവാറുണ്ട് ഇത്തരം ചലനങ്ങളെ പ്രേരിത ചലനങ്ങൾ എന്ന് വിളിക്കുന്നു മറ്റു മാനുഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഉദാഹരണത്തിന് അണുബോംബ് സ്ഫോടനം ഖനി പ്രവർത്തങ്ങൾ ഭൂവൽക ചലനങ്ങൾക്ക് ഭൂകമ്പം എന്ന് സാധാരണ പറയാറില്ല വിവർത്തന പ്രവർത്തനങ്ങൾ ഭൂമിയുടെ ഉത്ഭവ കാലത്തെ കത്തിജ്വലിച്ച്‌ കൊണ്ടിരിക്കുന്ന ഭൂമി സംവിധാനം തണുത്തുറക്കുകയുണ്ടായി ഭൂവൽക്കം ആദ്യം തണുക്കുകയും അന്തർ ഭാഗങ്ങളിലേക്ക് സാവധാനം തണുക്കുകയും ചെയ്തു ഈ പ്രവർത്തനത്തിൻെറ ഫലമായി ഭൂവല്കത്തിൻെറ പല ഭാഗങ്ങളിലും ആഴമേറിയ പൊട്ടലുകൾ ഉണ്ടായി ഇത്തരം

തെന്നി നീങ്ങലുകൾ ഖണ്ഡങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാറുണ്ട് തൽ ഫലമായി ഉണ്ടാകുന്ന ഭൂഖണ്ഡങ്ങളുടെ ഞെരിഞ്ഞമരലിനാൽ ഉണ്ടാക്കുന്ന ഇസ്ലാ ഇലാസ്റ്റിക ബലം ഊർജ്ജമായി പുറത്ത് വരുന്നത്ത് കൊണ്ട് വിവർത്തന ഭൂമികുലുക്കം ഉണ്ടാവാറുണ്ട് ഭ്രംശരേഖകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾക്ക് ആവർത്തന ക്രമമുണ്ട് ഭ്രംശരേഖകളിൽ ഊർജ്ജം ശേഖരിക്കപ്പെടുന്നതിന് അനുസരിച്ചാണ് ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൂഫലകങ്ങളുടെ ചലനം ആർജവത്തോടെ നടക്കുന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് തന്നെ ഫലകങ്ങളുടെ വക്കുകൾ വലിയുകയും പൊട്ടിപ്പോവുകയും ഭൂകമ്പം ഉണ്ടാവുകയും ചെയ്യുന്നു

ഭൂഗർഭജലം ഊറി ഇറങ്ങാൻ ഇടയായാൽ അത് രാസപ്രവർത്തനത്തിനും വിസ്ഫോടനത്തിനും കാരണമാകുന്നു തൽഫലമായി ഉണ്ടാകുന്ന ചെറിയ വിടവുകളിലേക് ശിലാദ്രവം ചലിക്കുമ്പോൾ ചുറ്റുമുള്ള ശിലാഖണ്ഡങ്ങൾ ചൂടിനാൽ വികാസ സങ്കോചങ്ങൾക്ക് കാരണമാകുന്നു കൂടാതെ ശിലകൾ കടുത്ത മർദത്തിന് ഇരയാവുക മർദത്തിന് ഇടയാവുകയും ചെയ്യുന്നു ഇപ്രകാരം ഉണ്ടാവുന്ന ഊർജ ശിലകളിൽ നിന്ന് മോചിക്കപ്പെടുമ്പോളും ഭൂകമ്പം ഉണ്ടാവാറുണ്ട് അത്തരം ഭൂകമ്പങ്ങൾക്ക് ഭ്രംശരേഖകളുടെ സാന്നിധ്യം ആവിശ്യമില്ല വിവർത്തന പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് ശക്തി കുറഞ്ഞവയായിരിക്കും ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ പ്രേരിത ചലനങ്ങൾ അണകെട്ടുകളോ canal കളോ ഒക്കെ ഉണ്ടാകുന്ന ചലനങ്ങളെ പ്രേരിത ചലനങ്ങൾ എന്ന് വിളിക്കുന്നു അണക്കെട്ടുകളും മറ്റും ഭൂഗർഭ മർദ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ് പ്രേരിതചലനങ്ങൾ ഉണ്ടാകുന്നത് പ്രേരിത ചലനങ്ങൾ കാലക്രമേണെ ശക്തി കുറഞ്ഞ് ഇല്ലാതാവുകയാണ് സാധാരണ ചെയ്യാറ് ആ പ്രദേശം ഒരു സന്തുലിതാവസ്ഥ പ്രാപിക്കുന്നതോടെയാണ് ഇത് കേരളത്തിൽ ഇടുക്കി മംഗലം അണക്കെട്ടുകൾ പ്രേരിത ചലനങ്ങൾക്ക് കരണമാകുന്നുന്നതായി കരുതുന്നു ഇത്തരത്തിലുള്ള നൂറിലധികം സാധ്യതകൾ ലോകമാ ലോകമാകമാനം ഉള്ളതായി പറയപ്പെടുന്നു അമേരിക്കയിലെ ലേക്‌മിട് എന്ന പ്രദേശത്ത് ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിഅഞ്ചിൽ ഉണ്ടായ ഭൂകമ്പം ആണ് ഇത്തരത്തിലുള്ള സാധ്യതയിലേക്ക് ശാ ശാസ്ത്രജ്ഞരെ എത്തിച്ചത് ഭൂകമ്പ തരംഗങ്ങൾ ഭൂകമ്പത്തിൻെറ ഊർജ്ജം തരംഗ രൂപത്തിലാണ് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് ഇത്തരം തരംഗങ്ങൾ പുറപ്പെടുന്ന ബിന്ദുവിനെ ഭൂകമ്പ നാഭി എന്ന് വിളിക്കുന്നു ആ ബിന്ദുവിനെ ഏറ്റവും അടുത്ത ഭൗമോപരിത തലത്തിലുള്ള ബിന്ദുവിനെ അത കേന്ദ്രം എന്ന് വിളിക്കുന്നു ഭൗമാന്ദർ ഭാഗങ്ങളിലേക്കും നാനാഭാഗങ്ങളിലേക്കുമായിരിക്കും ഭൂകമ്പ തരംഗങ്ങൾ തൊടുത്ത് വിടപ്പെടുക

മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നു അതുകൊണ്ട് തന്നെ ഗരഭാഗത്ത് കൂടിയും ദ്രാവക ഭാഗത്ത് കൂടിയും സഞ്ചരിക്കാൻ കഴിയും ഒരു second ൽ എട്ട് kilometre റാണ് വേഗത ഇത്തരം തരംഗങ്ങൾ ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ ചെറിയ ഭാഗം ഊർജ്ജം അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കാറുണ്ട് തൽഫലമായി ഉണ്ടാകുന്ന ശബ്ദം ആവർത്തി കുറവ് മൂലം അഞ്ച്‌ hectare മനുഷ്യർക്ക് ശ്രവണാതീതമെങ്കിലും പല മൃഗങ്ങളും ശ്രവിക്കുകയും രക്ഷാടന പടികൾ എടുക്കുകയും രക്ഷാ നടപടികൾ എടുക്കുകയും ചെയ്യും ഉത്ഭവസ്ഥന ഉത്ഭവസ്ഥാനത്ത് നിന്ന് തുടങ്ങുന്ന ഊർജ്ജപ്രവാഹം തിരമാലകൾ പോലെ വേഗത്തിൽ സഞ്ചരിക്കും ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോൾ രൗദ്രഭാവം കൊള്ളും ധ്വിതീയ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ദ്രവങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല ഖരഭാഗങ്ങളിലൂടെ second ൽ അഞ്ച്‌ kilometre വേഗത്തിലാവും സഞ്ചാരം അപകടങ്ങൾ സൃഷ്ടിക്കില്ല ഉപരിതല തരംഗങ്ങളാണ് ബൗമോപരിതലം ചലിപ്പിക്കുന്നത് second ൽ മൂന്നേ point രണ്ട് kilometre വേഗത്തിൽ സഞ്ചരിക്കുന്നു ഭൂകമ്പ തരംഗങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്നത് മൂലം ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ചുള്ള പഠനം സാധ്യമാകുന്നു വ്യത്യസ്ത ഭൂകമ്പ തരംഗങ്ങളുടെ വേഗത മാധ്യമങ്ങളുടെ സാന്ദ്രത elastic കത എന്നിവയെ എന്നിവയെ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതിനാലാണ് വ്യത്യസ്ത ഭൂകമ്പ ഭൂകമ്പങ്ങളിൽ ഈ തരംഗം എത്തിച്ചേരുന്ന സമയ വ്യത്യാസം കണക്കാക്കി ഭൂകമ്പ അതിക്രേന്ദം കണ്ടെത്താൻ കഴിയും നന്ദി നമസ്കാരം hello നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഇന്നിവി ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻറെ ജീവിതത്തിൽ മറ ക്കാൻ കഴിയാത്ത സന്തോഷമായ ഒരു യാത്രയെ കുറിച്ചാണ് ഞാൻ ഇവിടെ എൻറെ കുടുംബത്തിൽ നിന്നും പോയ ഒരു സ ഒരു യാത്രയെ കുറി ചാണ് ഇവിടെ പറയാൻ പോകുന്നത് എൻറെ ഞാനും എൻറെ അനിയനും എൻറെ മൂത്തമ്മാൻറെ മൂന്ന് മക്കളും എൻറെ അമ്മായിയുടെ ഒരു മ മകളും എൻറെ മേമാന്റെ ഒരു മകനും എൻറെ ആപ്പയും എൻറെ അമ്മായിയും എൻറെ ആപ്പയായിരുന്നു driver അങ്ങേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്രയായി അങ്ങനെ പോയിരിക്കവേ പോയി പോയി ഞങ്ങൾ ഞ എ കൊടക്കാടി എന്നുപറയുന്ന ഒരു സ്ഥലത്തൂട്ടിയെത്തി സ്ഥലത്തോട്ട് എത്തിയപ്പോൾ ഞങ്ങള്ക് എണ്ണയാടിക്കാനുള്ള സമയമായി ഞാന് ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ല ഇ എൻറെ വീട്ടിൽ നിന്നും കോഴിക്കോട് beach ലേക്ക്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 നമ്മൾ കുടക്കാട്ടിലോട്ട് യെത്തിയപ്പോഴേക്കും petrol തീരാനായി ഞങ്ങൾ petrol അടിക്കാൻ വേണ്ടി pump ലോട്ട് കയറിയപ്പോൾ ഒരു ഭായിയായ ഒരു ചങ്ങാതി വന്ന് പേ ട്രോളിൽ പെട്രോ diesel ലിനു പകരം petrol അടിച്ചു ഞാൻ പറഞ്ഞതിൽ petrol ആയിരുന്നു diesel ആണ് ഞങ്ങളുടെ വണ്ടിയിൽ അടിക്കാനുണ്ടായിരുന്നത് ഞങ്ങളുടെ tank ഇൽ diesel എന്നും എയ്തിയിട്ടും അയാൾ അത് കാണാതെ diesel എന്നില്ലതിൽ petrol അടിച്ച് ഞങ്ങളുടെ ഇല്ല എണ്ണയും കൂടി അതിലേക്ക് കലക്കി ഞങ്ങളുടെ engine ലൂടെ അത് പ്രേവേശിച്ചു ഞങ്ങളിനി എന്ത് ചെയ്യും ഞങ്ങളുടെ മദ്‌റസ്സും ഉ school ഉം കളഞ്ഞിട്ടായിരുന്നു അന്ന് ഞങ്ങൾ യാത്രയായത് അങ്ങനെയിരിക്കവേ ഞങ്ങളവിടെയൊരു സ്ഥലത്ത് ന് എ engine ലോക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി നിർത്തിയപ്പോൾ അവിടെ അടുത്ത് ഒരു car work shop ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ school ഉം മദ്‌റസ്സും പോകുന്ന സമയം കൊണ്ട് അത് പോയില്ലേ എന്ന് കെര്തി ആ സങ്കടം കൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ ആ work shop ലോട്ട് കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളെന്തു ചെയ്യും ഞങ്ങളെവിടെപ്പോയിനിൽക്കും അപ്പോളായിരുന്നു എൻറെ വീട് അതിൻറെ അടുത്തായിരുന്നു അതിൻറെ അടുത്ത് ഇൽ പോയി അവിടെ ഞങ്ങൾ കുറച്ചുനേരം stay ചെയ്തു car ഇൽ എന്തൊക്കെ ഉണ്ടായിരുന്നു കുറെ മ് പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കുറെ വെള്ളങ്ങൾ ഞങ്ങള് കുറെ ദൂരത്തോട്ട് പോകുമ്പോൾ വെള്ളങ്ങളും പലതും വെണ്ടയ് നാരങ്ങ കലക്കിയത് ഛർദിക്കാൻ വരാത്ത പല സാനങ്ങളും കവറുകളും എല്ലാം ഉണ്ടായിരുന്നു diesel നു പകരം petrol അടിച്ചതു വെറും പൈസ അല്ല ആയിരവും ആയിരത്തോളം പൈസയായിരുന്നു ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് എ ഫസ് ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കവിടെ bore അടിച്ചപ്പോൾ ഞങ്ങൾ road ലൂടെ കളിച്ചും ചിരിച്ചും നടന്നു കളിച്ചും ചിരിച്ചും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേക്കും വിളി വന്ന് എ phone ഇൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് അപ്പോൾ ഞങ്ങളവിടെ കാത്തു നിന്നപ്പോൾ ഒരു സാധനം കൂടി വെക്കാനുണ്ട് എന്ന്പറഞ്ഞ് ഞങ്ങളെ പിന്നെയും അവിടെയിരിത്തി സാരമില്ല കോപമില്ല എന്ന് കര്തിറ്റ് ഞങ്ങളവിടെയും ഇരുന്നപ്പോൾ പിന്നെയും വിളിച്ചു കുറച്ചേരം കളിച്ചപ്പോളായിരുന്നു അതൊക്കെ നടന്നത് ഞങ്ങളവിടെ ഇരുന്നപ്പോൾ പിന്നെയും വിളിച്ചു ഇപ്പോൾ വരം ആ സാധനം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഒന്നരമണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് ദേഷ്യം വന്നു ഞങ്ങൾ അതിനിടയിൽ എത്ര സ്ഥലത്തോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു എല്ലാം അതിലൂടെ എല്ലാം പോയി അങ്ങനെ ഇരിക്കവേ കുറെ നേരത്തിനു ശേഷം രണ്ടര മണിക്കൂറിനുശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എട്ടുമണിക്കായിരുന്നു ഞങ്ങളതിനിടെ എ കുറെ സ്ഥലത്തോട്ട് പോകാൻ കൊടുങ്ങല്ലൂർ അതുപോലതന്നെ അതുപോലതന്നെ ബി beach ലോട്ടയിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അതുപോലതന്നെ dam ലോട്ട് ഒക്കെ പോകാൻ കരുതിയിരുന്നു മലമ്പുഴ dam ലോട്ടൊക്കെ പോകാൻ ഞങ്ങൾ കരുതിയായിരുന്നു അതെല്ലാം അവിടെനിന്നും നിലച്ചുപോയി അങ്ങനെയിരിക്കവേ ഞങ്ങളവിടെ നിന്നും car എടുത്തു പോയി അങ്ങനെ ഞങ്ങളങ്ങനെ എത്തിയപ്പോൾ നാട്ടുകല്ലിൽ നിന്നും പോയി അങ്ങനെ പെരിന്തൽമണ്ണ എത്തി പെരിന്തൽമണ്ണയിൽ നിന്നും അങ്ങനെ ഞങ്ങൾ പോയി പോയി പോയി പോയി ബാക്കിയുള്ള സ്ഥലങ്ങൾ എനിക്കങ്ങനെ കാണാപ്പാഠം അറിയുകയൊന്നും ഇല്ല എന്നാലും ഞാനങ്ങനെ ഓർത്തെടുത്ത് അങ്ങനെ പോയപ്പോഴാണ്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 എൻറെ മാമൻ തന്നെയായിരുന്നു driver എൻറെ മാമൻ ഞങ്ങളെ അറക്കി ഞങ്ങൾ ആറ് ബിരിയാണിയും കഴിച്ചു ഞങ്ങൾ കുറെപേരുണ്ടായിരുന്നു ആറ് ബിരിയാണി വെടിച്ചപ്പോൾ തന്നെ കുറെ ബാക്കിയായി അതിൽ നിന്നും കുട്ടികൾക്ക് വേറെ ഒന്നിൽ നിന്നും മ് പാകം ചെയ്ത കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അങ്ങനെ കഴിച്ചു കഴിച്ചു കഴിച്ചു കുറെ സമയമായപ്പോൾ ഒരു മണിക് ഒരുമണിക്കൂർ ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇരുന്നു അങ്ങനെ ഭക്ഷണം കഴിച് bill ഒക്കെ കൊടുത്ത് അഞ്ചൂറ്റിയറുപത് രൂപയായിരുന്നു bill അങ്ങനെ അഞ്ചൂറ്റിയറുപത് രൂപയും ഞങ്ങൾ കൊടുത്ത് വെള്ളം നറക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ hotel ലെ ആൾ തന്നെ ഞങ്ങൾക്ക് വെള്ളം നെറച്ചു തന്നു ഞങ്ങൾ ഒരുകുപ്പിയിൽ വെള്ളം നെറച്ചപ്പോൾ ഇനിയുമുണ്ട് കുപ്പി എന്ന് പറഞ്ഞ് car ഇൽ പോയി എത്തു car ഇൽ പോയി എടുത്തപ്പോൾ ഞങ്ങൾ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 ട്ട് മൂടിയപ്പോഴേക്കും ഞങ്ങൾ ഇരുട്ടാവുമ്പോഴേക്കും അഞ്ച് മണിയാകുംവോഴേക്കും ഞങ്ങൾ beach ൻറെ അവിടക്ക് എത്തി ഞങ്ങളവിടെ car park ചെയ്ത മുപ്പത് രൂപയും കൊടുത്തവിടെ car park ചെയ്തു ഞങ്ങളവിടെ car park ചെയ്തപ്പഴേക്കും അഞ്ചര അഞ്ചുമണിയായിട്ടുണ്ടാരിരുന്നു ഞങ്ങളിനി എന്തുചെയ്യും ഞങ്ങൾക്കാകെ വെറും അരയും ആ ഒരുമണിക്കൂറും മാത്രം സമയവും ഉണ്ടായപ്പോൾ ഞങ്ങൾ വെറും ഞങ്ങൾ കാര്യമാക്കിയില്ല ഇനിയും നമുക്ക് ആ സമയം കൊണ്ട് ഞമ്മക് രാത്രിയും എവിടേക്കെങ്കിലും പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഞങ്ങളങ്ങനെ സൂര്യാസ്തമനവും കണ്ടിട്ടങ്ങനെ നിന്നു

അവിടെ ചിരിച്ചും കളിച്ചും നടന്നപ്പോൾ വള്ളം മെത്തേക്ക് തെറിച്ചൊക്കെ നടന്നപ്പോൾ ളവിടെനിന്നും ഒരുസാധനം കിട്ടി ഒരു bag കിട്ടി അയിന്റെ ഉള്ളിൽ എന്തേലും ഉണ്ടോ നോക്കുമ്പോൾ ഒന്നുമില്ല വല്ല മീൻപിടുത്തക്കാരും വന്ന് കൊടോന്നിട്ടത രക്കാരം എന്ന് കരുതി ഞങ്ങൾ വെലിച്ചെറിഞ്ഞു പിന്നെയുണ്ടൊരു കന്നാസ് കന്നാസിന് ദ്വ ദ്വാരമുണ്ടായിരുന്നു ആ ദ്വാരത്തിലൂടെ ഒന്നും ഞങ്ങക്ക് കിട്ടിയില്ല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

അതെടുത്ത് കളിച്ചുനടന്ന് എല്ലാം രസിച്ചും കളിച്ചും നടന്നപ്പോൾ ഞങ്ങളതൊരു കവറിലാക്കിട്ട് പോയി ഞങ്ങളങ്ങനെ പോയപ്പോൾ പെട്ടന്ന് ഞങ്ങളങ്ങനെ പോയപ്പോൾ മുപ്പത് രൂപയും കൊടുത്തായിരുന്നു പിന്നെയും മുപ്പതുരൂപ കൊടുക്കേണ്ടിവന്നു സമയം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു ഞങ്ങളവിടെ ഒരുമണിക്കൂറിന് വരാമെന്ന് പറഞ്ഞിറ്റ് ഒന്നര മണിക്കൂർ ആയി പിന്നെയും മുപ്പതുരൂപ കൊടുക്കേണ്ടി വന്നു സാരമില്ല മുപ്പതുരൂപയല്ലേ എന്നും കരുതി ഞങ്ങളവിടെനിന്ന് പോയി ഞങ്ങൾക്ക് അപ്പോൾ തന്നെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്തു ദാഹത്തിന് വെറും രണ്ട് കുപ്പി മാത്രം വെള്ളം ഞങ്ങളെന്തു ചെയ്യും ഞങ്ങൾ ഞങ്ങൾ പതിനൊന്നു പേർ എ sorry അഞ്ചുപേരുണ്ടായിരുന്നു അഞ്ച് അല്ല എട്ടുപേർ ക്ഷെമിക്കണം എട്ടുപേർ അങ്ങനെ എട്ടുപേരുണ്ടായപ്പോൾ ഞങ്ങളങ്ങനെ ആ കുപ്പിയിൽ നിന്നും കൊറച്ചു വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളുടെ ദാഹം തീർത്തു അങ്ങനെ ഞങ്ങൾ പോയിരിക്കവേ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഞാൻ ആദ്യംതന്നെ പറഞ്ഞായിരുന്നു വിശപ്പുള്ളകാര്യം

അതിനിടെ എന്തോ ഒരു mistake എൻറെ മാമൻ എന്നോട് കുറെ ദേഷ്യപ്പെട്ടു എനിക്കറിയില്ലല്ലോ എങ്ങനെയാണ് പോവേണ്ടതെന്ന് സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാശ്വസിപ്പിച്ച് ഞങ്ങളങ്ങനെ പോയി അങ്ങനെ പോയി ഞങ്ങൾ എത്തിയ എത്തിയത് ഒരു hotel ലേക്കായിരുന്നു അതിനിടെ വേറൊരു സംഭവമുണ്ടായി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 അതുകൊണ്ട്തന്നെ ഞങ്ങൾ വേഗം പോയി അത് അടി എണ്ണ അടിച്ചു പോന്നു ഈ യാത്ര എനിക്ക് വളരെ ഏറെ മ് പ്രിയപ്പെട്ടതാണ് കാരണം എൻറെ മാമനും എൻറെ അമ്മായിയും എല്ലാവരും ഉണ്ടാകുന്ന ഒരു യാത്രയാണ് ഞങ്ങളത് വളരെ രസിച്ചോക്കെ പോയി എ അത്പോലെതന്നെ ഞങ്ങൾ എൻറെ എൻറെ അനുജനും എൻറെ അമ്മായിയുടെ കുട്ടിയും എൻറെ മേമാന്റെ കുട്ടിയും dicky യിലും ഞാനും എൻറെ മൂത്തമ്മാൻറെ രണ്ട് മക്കളും എ അമ്മായിയുടെ ഒരു മകനും എ മുന്നിലും എൻറെ മേമയും അല്ല എൻറെ അമ്മായിയും എൻറെ മാമനും അവിടെ അവിടെയായി എ മുന്നിലായിരുന്നു മുന്നിലായിരുന്നു അങ്ങനെ എൻറെ മാമൻ driver ആയിരുന്നു അങ്ങനെ പോയി പോയി പോയി ഞങ്ങളൊരു hotel ലേക്കെത്തി നല്ല hotel ആയിരുന്നു ഞങ്ങൾ നല്ലൊരു ഭക്ഷണം തന്നെ അവിടുന്ന് order ചെയ്തു നല്ല പുറാട്ടയും നല്ല പൊറാട്ടയും chicken chilly യും chicken gravy യും ചി എ chicken കുറുമയും beef കുറുമയും എ ഇരുപതോ മുപ്പതോളം പൊറാട്ടയും എ റൺ രണ്ട് plate chicken chilly യും രണ്ട് plate chicken കാടായിയും chicken കാടായിയും ഉണ്ടായി chicken കുറുമയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ beef കുറുമയും അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ പോയി പോവുകയായി ഞങ്ങൾ പോയി പോയി അവിടെ നിന്നും പോന്നു ഞങ്ങൾ അവിടെ നിന്ന് എ അവിടെ ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിച്ചു ഞങ്ങൾക്കും വേണ്ടേ ഒരു വി

ബാ വീട്ടിലോട്ട് പോണ്ടെന്ന് ചോദിച്ചു അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും എറങ്ങി സമയം അപ്പോൾ പതിനൊന്നരയായി

ഒര് അനിയത്തിയും അവിടെക്കൊക്കെ പോയി എൻറെ മേമയും ആപ്പയും അവിടേക്കും അവരുടെ വീട്ടിലേക്ക് അങ്ങനെ അവരെ എല്ലാവരെയും ആക്കിറ്റ് എൻറെ ആപ്പയും വീട്ടിലേക്ക് വീട്ടിലെത്തി പിറ്റേ ദിവസമായപ്പോൾ വിളിച്ചു ചോദിച്ചു എല്ലാം ഒന്ന് ഉഷാറായില്ലേ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഇല്ല പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെയും അവിടെ കടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങളീ tour ഞങ്ങൾ അടിപൊളിയായി ഞങ്ങൾ കളിച്ചും രസിച്ചും കഴിഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനും എൻറെ friends ഉം ഞങ്ങളുടെ teachers ഉം എ മ് tour പോയ ഒരു സംഭവമാണ് അതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് കാരണം രണ്ടായിയിരത്തി അഞ്ചൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ തിരുവ തിരുവനന്തപുരത്തോട്ട് പോയി

എ ഏതോ ഒരു സ്ഥലമുണ്ടായിരുന്നു ഇവിടെ അടുത്തുതന്നെയാണ് എനിക്കോർമ്മയില്ല ഷെമിക്കണം അത് ഞങ്ങൾ അവിടേക്ക് പോയപ്പം അവിടെ നിന്നും ഞങ്ങൾ train കെയറി ഇന്നാണത് അത് നടന്നതെങ്കിൽ ഈ സമയത്ത് ആ ഒര് ആറര സമയത്ത് ഞാൻ അ അവിടെ നിന്ന് കെറി ഈ സമയമൊന്നുമല്ല ഷെമിക്കണം ആറര സമയത്ത് ഞങ്ങളവിടെന്ന് കെറി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 train ഇൽ ആദ്യമായി പോകുന്ന ഞങ്ങൾ വളരെയേറെ സന്തോഷിച്ചിരുന്നു train ഇൽ പോകുമ്പോൾ അത് വേറെ രസമാണ് ticket ന് വില കൂടിയാലും കുറഞ്ഞാലും വേറെ വളരെ നല്ല രസമാണ് എൻറെ ഉപ്പയും ഉമ്മയും എല്ലാം മ് ചു ticket ന് പൈസ തരാനും എല്ലാത്തിനും രണ്ടായിരത്തി അഞ്ഞൂറാണെങ്കിലും വളരെയേറെ രസമുള്ള ഒര് കളി ഒര് എ ഒര് യാത്രയായിരുന്നു അത്

അങ്ങനെ അവിടുന്നു നാല് കടൽ കണ്ടു നാല് ഭാഗത്തുള്ള നാല് കടൽ കണ്ടു അവിടെ നിന്നും വെലിയൊരു അമ്പലം കണ്ടു വലിയൊരു പള്ളി കണ്ടു വലിയൊരു christian പ ക്രിസ് ക്രിസ്ത്യാനികളുടെ പള്ളി കണ്ടു അങ്ങനെ എല്ലാ മൂന്നാല് പള്ളികളും ഞങ്ങൾ കണ്ടു അവിടുന്ന് ഞങ്ങൾ കുറെ രുചികളുള്ള മാങ്ങ ഒക്കെ തിന്നു ഞങ്ങൾ മാങ്ങയുടെ season ഇൽ ആയിരുന്നു ഞങ്ങൾ തോന്നുന്നു അങ്ങനെ മാങ്ങയുടെ season ഇൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ പലതരം മാങ്ങകൾ ഉണ്ടായിരുന്നു ഉപ്പിലിട്ടതും തേനിലിട്ടതും നെല്ലിക്കയും നെല്ലിക്കതേനിലിട്ടതും എല്ലാം നെല്ലിക്ക തേനിലിട്ടയിൽ ഒന്നിന് പത്തുരൂപയായി എന്നാലും പത്തുരൂപ കൊടുത്താലും എന്തൊരു രസമായിരുന്നു അതിന് അതും കഴിച്ചെത്തുന്ന മാർക്ക് ഞങ്ങൾ ഒരു വെറും മുട്ടായിക്കുവേണ്ടിമാത്രം ആയിരംരൂപയായിരുന്നു save ചെയ്തിരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂടെ ആയിരവും കൂട്ടിയ മൂവായിരത്തിയഞ്ഞൂര് മൂവായിരത്തിഅഞ്ഞൂർ ഞങ്ങൾ എ മൂവായിരത്തിഅഞ്ഞൂറും കൊടുത്തിട്ട് സാരമില്ല കുട്ടികളുടെ സന്തോഷമല്ലേ എന്ന് കരുതി ഉപ്പയും ഉമ്മയും അതിനെല്ലാം സായിച്ചു അങ്ങനെ തന്നെ ഞങ്ങൾ പോയ പോയപ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് സ്ഥലം മിട്ടായികളും കിട്ടി ഞങ്ങളുടെ ആ സ്ഥലത്തൊന്നും അവിടെയൊന്നും കാണാത്ത പലതരം മിട്ടായികൾ ഞങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ മിട്ടായികളെല്ലാം ലഭിച്ചപ്പോൾ അവിടെന്ന് വേറെ തരം apple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

അതുവരെ ഞാൻ അതെല്ലാം കണ്ടും കഴിച്ചും നടന്നപ്പോൾ എൻറെ മ്മാര് പറഞ്ഞു നമുക്ക് മോതിരവും ഞമ്മളെ കൈമ്മല് പറ്റ്‌ന്ന watch ഉം മോതിരവും ഒക്കെ വാങ്ങിയാലോ ഞാൻ സത്യസന്തനായത് കൊണ്ട് തന്നെ ആയിക്കോട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സത്യസന്ധത ആയത്കൊണ്ട് തന്നെ അവിടെ അവരെല്ലാവരും കട്ടെടുത്ത് മോതിരം കട്ടെടുത്ത് കൊണ്ടുപോകുന്നു ഞാൻ സത്യസന്ധനായത് കൊണ്ട്തന്നെ ഞാനൊന്നും കട്ടെടുത്തില്ല അവരെ അവരെയൊന്നും പറഞ്ഞതും ഇല്ല ഞാൻ പറയാതെ ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പൊന്നു അവിടുന്ന് പോന്നപ്പോൾ അവരുടെ കൈമ്മേ കണ്ടപ്പോൾ സിംഹത്തിൻറെയായിരുന്നു ആ മോതിരം ഇരുപത് രൂപയായിരുന്നു ആ കടക്കാരൻ കാണാതെ അവരെടുക്കുമ്പോൾ എൻറെ നെഞ് കാളി അതവർ ആ കടക്കാർ കണ്ടാൽ വേറൊരു പ്രശ്നം അത് കൊടുത്തില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നം എനിക്ക് വളരെ സങ്കടമായി കാരണം കട്ടെടുത്തത് കൊണ്ടല്ല അയാളുടെ കച്ചോടം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 അങ്ങനെ ഒക്കെ ഉണ്ടായാൽ ഇതല്ലേ ഒരു രസം എന്നു പറഞ്ഞു ഞാൻ പിന്നെ അവനെ വെല്യേ mind ആക്കിയില്ല ഞാൻ നല്ല കൂട്ടുകാരൊപ്പം പിന്നെ പോയി നല്ല കൂട്ടുകാരൻ അല്ലെ ചിരിച്ചും കളിച്ചും നടന്നപ്പോൾ നീയെന്താടാ അപ്പൊ അവരുടെ പിന്നാലെ കൂടുന്നില്ലെന്ന് ചോദിച്ചു അവർ കട്ടെടുത്ത് കളിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നായിപ്പോ മനസ്സിലായില്ലേ ഞങ്ങളെയും അവരെയും എന്ന്

ഒണങ്ങിട്ടാണ് മ് മണലൊക്കെ എടുത്ത് കളയാൻ പറ്റു teachers ഉം sir മ്മാരും ഒക്കെ ചീത്ത പറഞ്ഞു എ ഒരു കാര്യം പറഞ്ഞില്ല എത്ര കുട്ടികളാണ് പോയത് എന്ന് മൊത്തം അമ്പത് കുട്ടികൾ പോയിരുന്നു അയിമ്പത് കുട്ടികൾ പോയപ്പോൾ എ നാപ്പത് കുട്ടികൾ നാപ്പത് കുട്ടികളും പത്ത് ടീച്ചേ പത് അഞ്ച് teachers ഉം അഞ്ച് sir മ്മാരും ഞങ്ങളവിടെ ഒര് മ് beach ഒക്കെ കണ്ട് ഒക്കെ കളിച്ചപ്പോൾ ഒര് speech ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒര് പട്ടാളക്കാരുടെ training ഉം ഓരോ നടത്തങ്ങളും ഓരോ ride കളും മ്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

sir മ്മാര് കേക്കണമെന്ന് sir മ്മാര് പറഞ്ഞത് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്പോലെതന്നെ ഞങ്ങൾ ചെയ്തു sir മ്മാരല്ലേ ഞങ്ങളെക്കാൾ എത്രയോ മൂത്തതല്ലേ എന്ന് കെരുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി

നല്ല രസമുള്ള തിരുവനന്തപുരത്തുനിന്ന് five star hotel ലേക്കായിരുന്നു കയറിയത് ചെറിയ ഭക്ഷണമായിരുന്നു എല്ലാവര്ക്കും തെകയാനുള്ള പൈസ ഉണ്ടായിന്നില്ല എല്ലാവർക്കും വാങ്ങാനുള്ള പൈസ ഉന്നയിന്നില്ല ഒരു ബിരിയാണി വാങ്ങി ഒരാൾക്ക് നൂറുരൂപ ഞാൻ എ ഒറ്റയൊന്ന് full തിന്ന് എൻറെ ഫു ന്താപ്പോ ഞാ വേറെ കൂട്ടുകെട്ടിന്റൊപ്പം കൂടിയപ്പോ അവരും കൊറേ എ കൊറേ തിന്നു പെൺകുട്ടികളൊന്നും അത്രേ തിന്നില്ല എൻറെ മറ്റേ friends ഉം ആദ്യം ഉണ്ടായിരുന്ന friends ഉം അങ്ങനെ തിന്നില്ല അവർ കുറെ മാങ്ങയൊക്കെ തിന്നപ്പോൾ ആ നിറഞ്ഞതായിരുന്നു danger ആയ ഒരു സംഭവമാണത് അത്കൊണ്ട് തന്നെ ഞങ്ങളത് അവിടെ വെച് പോന്നു അവർക്കത് വെറുതെ waste ആയിപോയി വെറുതെ ആ പൈസ അങ്ങ് പോയി അത്കൊണ്ട് തന്നെ ഞങ്ങളത് mind ആക്കിയില്ല ഞാനത് mind ആക്കിയില്ല കാരണം എൻറെ friends നോടൊപ്പം ഞാന് കൂട്ട്കെട്ട് നിർത്തിയായിരുന്നു അങ്ങനെ തന്നെ ഞാനവിടുന്ന് പോന്നപ്പോൾ പിന്നെ train കേറാൻ സമയമായി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 train ൻറെ railway ഒക്കെ ഞാൻ തൊട്ടുനോക്കിയപ്പോൾ വളരെയേറെ മിനുസ്സമായിരുന്നു അത്‌ വളരെയേറെ മിനുസമുണ്ടാകാൻ കാരണം വെറുമൊരു ചക്രമല്ലയിരുന്നു സഞ്ചരിക്കുന്നത് എന്നത് വേറെ ഒന്നും അത്മ്മെ പോയാൽ അത് മുറി ച്ച് കളയുന്ന വേദനയായിരിക്കും എന്നെനിക്ക് പണ്ടേ അറിയാം ഞാൻ കുറെ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവും അത് അതുപോലെതന്നെ അത് തൊട്ടുനോക്കിയപ്പോൾ എല്ലാവരും തൊട്ടുനോക്കിയപ്പോൾ teachers ചീത്ത പറഞ്ഞു sir മ്മാര് അപ്പോൾ സംസാരിക്കുകയായിരുന്നു ഇനി എത്രരൂപയുണ്ട് എന്ന് ഞാൻ sir മ്മരടുത്തേക്ക് പോയപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇനിയും ആയിരം രൂപ ബാക്കിയുണ്ടെന്നാണ് ഞങ്ങളപ്പളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ train ഇൽ ഒരാൾക്കു അഞ്ഞൂറ് രൂപയോളം വേണം ഞങ്ങളങ്ങനെ അഞ്ഞൂറുരൂപയും കൊടുത്ത് ആ train ൻറെ ticket വെടിച്ച് ഞങ്ങൾ പോയി അപ്പോളിനി വെറും അഞ്ഞൂറ് രൂപ മാത്രം ബാക്കി അങ്ങനെ ഞങ്ങളഞ്ഞൂറ്‍ രൂപയും ബാക്കി വെടിക്ക് ഞങ്ങളവിടെന്ന് പോയി ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണെന്ന് കുറെ ആൾക്ക് അയിമ്പത് ആൾക്ക് എത്രയുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ഷെമിക്കണം അതുകോണ്ട് തന്നെ ഞാനാ ആ അ അത് കണ്ട് അവിടുന്ന് പോന്നു

അപ്പോഴേക്കും തിരക്കായിരുന്നു വല്ലാതെ ആ ഞങ്ങക്ക് ഓടിക്കളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടുന്ന് പോന്നപ്പോത്തന്നെ കുറെ ആൾക്കാർ ചീത്തയൊക്കെ പറഞ്ഞു കാരണം കുട്ടികൾ അല്ലെ വല്ലാതെ ചാടിക്കളിക്കാനൊന്നും പറ്റുല്ല പറ്റി പറ്റുകയില്ലയെന്ന് പറഞ്ഞ് അവര് ഞങ്ങളെ മ് അങ്ങനെ ഞങ്ങളെവിടെ വലിച്ച് ഇരുത്തിയപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ കൊയപ്പമില്ല ഞങ്ങൾ മറ്റേ train ഇൽ നിന്ന് കളിച്ചില്ലെ എന്നും പറഞ്ഞ് അവിടെ ഞങ്ങൾ നിന്നു ഇതും എനിക്ക് വളരെയേറെ സന്തോഷമുള്ളതാണ് അതായത് എ ഞാൻ വളരെ എ സന്തോഷമുള്ളരു സമയത്തായിരുന്നു അത് പോയത് പരീഷയെ അടുപ്പിച്ച് സമയത്തായിരുന്നു പോയത് ഒര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനടിയായിരുന്നു സംഭവം രണ്ടായിരത്തിഇരുപത്രണ്ട് february എ ആയിരുന്നു സംഭവം february മുപ്പതിനായിരുന്നു ഈ യാത്ര പോയത് ഈ യാത്ര പോയപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞുവരുന്നത് അവിടേക്കാണ് എ അങ്ങനെ പോയി പോയി train ഇൽ നിന്ന് ഇനിയും അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഞങ്ങൾ ഒര് tourist bus ന് ഏൽപ്പിച്ചു ഞങ്ങൾ ഒന്ന് ഒര് tourist bus ന് ഞങ്ങക്ക് ഒരിക്കലും പോകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അയിമ്പത് പേരുണ്ടായിരുന്നു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 അങ്ങനെ ഞങ്ങൾ പോയിരിക്കവേ പോയി പോയി പോയി അവിടെ എ ഞങ്ങൾ laser ഉം ഒക്കെ laser ഉം അത്പോലെതന്നെ എ അത്പോലെതന്നെ എന്ത് light ഉമൊക്കെ ഇട്ടപ്പോൾ police അത് പിടിച്ചു എവിടെയാണൊരു വലിയൊരു twist police പിടിച്ചപ്പോൾ എന്തിനാണ് ഈമ്മാരി വെല്യ laser ഇത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ തട്ടിയാൽ accident ആവില്ലെന്ന് ചോദിച്ച് police ചൂടായി ആയിന്റിടക്ക് അത് അവിടെ fin എയ്‌തി അയ്യായിരം രൂപ fine എയ്തി ഞങ്ങൾ കൊടുക്കില്ല അവരല്ലേ laser ഇട്ടേന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾക്കാകെ ര വെറും ഇരുന്നൂറ്റിയയിമ്പത് ഒരാൾക്ക് കൊടുക്കണമായിരുന്നു ഇരുന്നൂറ്റിയയിമ്പത് കൊടുക്കാ പോയാൽ ഇരുന്നൂറ്റിയമ്പർപ്പ്യ കൊടുക്കുമ്പോൾ പിന്നെ യെന്തിന് ഞങ്ങൾ കൊടുക്കണം എന്ന് ചോദിച്ച് sir മാർ ചൂടായി teachers മ്മാരും അങ്ങനെ police അങ്ങനെ വയങ്ങിക്കൊട്ത്ത് സാരമില്ല ഒര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ driver അടച്ച് അവിടെ നിന്ന് പോയി അങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ പോന്ന ഞങ്ങൾ school ലോട്ട് എത്തി school ലോട്ട് എത്തിയപ്പോൾ സന്ധ്യയായിരുന്നു സന്ധ്യസമയം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കു sir മ്മാർ ആക്കി തന്നു ഞങ്ങൾ ആക്കിത്തന്നപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഉ school ലോട്ട് ചെന്നു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഉ school ലോട്ട് ചെന്നപ്പോൾ എ ഇനിയുമുണ്ടായിരുന്നു ബാക്കി ഇരുന്നൂറ്റി അമ്പത് രൂപ ഞങ്ങക്കാ sir ഞങ്ങക്കിരുനൂറ്റിയമ്പത് രൂപ തന്ന് ഇനി നിങ്ങൾക്ക് ഒന്നും തരാനില്ലല്ലോ എന്ന് പറഞ്ഞ് കണക്കുമൊക്കെ എഴുതി ഞങ്ങൾ കണക്കുമെല്ലാം എല്ലാം പറഞ്ഞ് അവിടെ ഇരുന്നു ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഞങ്ങളോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളുടെ tour പോയതും tour പോകാത്ത കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു എൻറെ class ഇൽ നിന്നും വെറും പത്ത് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു മുപ്പത് ആൺകുട്ടികൾ ഉണ്ടായപ്പോൾ ഇരുപത് ആൺകുട്ടികൾ വെറുതെ ഇരിക്കുകയായിരുന്നു അവർക്കന്ന് ഇ school leave ആയി അവരും അവരുടെ വീട്ടിൽ നിന്നും അടിച്ചും പൊളിച്ചും game ഒക്കെ കളിച്ചൊക്കെ നടന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങളതെല്ലാം പറഞ്ഞപ്പോൾ കട്ടെടുത്ത കാര്യം ഒക്കെ പറഞ്ഞപ്പോ ഞാപ്പിന്നെ അവരുടെ വല്ലാതെ mind ഒന്നും ചെയ്തില്ല ഞാനങ്ങനെ mind ഒന്നും ചെയ്യാത്തപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എന്താ ഞങ്ങളുടെ mind ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കട്ടെടുത്തില്ലേ എന്ന് പറഞ്ഞ് അത് സാരമില്ലെടാ അത് എന്താ ഞങ്ങൾ ഞമ്മൾ മ് ഒര് ചെറിയ കുട്ടികളല്ലേ എന്ത് ചെറിയ കുട്ടികൾ എ പെ പെ മ് പത്തും പതിനെട്ടും വയസ്സായിട്ടാണോ നിൻറെ ചെറിയെ കുട്ടികൾ എന്ന് പറഞ്ഞു പയിനെട്ട് വയസ്സായിട്ടേ ഉള്ളെല്ലോ ഞമ്മക് പെണ്ണൊന്നും കെട്ടിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇന്നെ കളിയാക്കി അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഈ എന്താ നീ അങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് ഞാനവിടെ നിന്ന് പോന്നു ഞാൻ പഠിപ്പികളുടെ ഗ് gang ഇൽ ആയിരുന്നു പിന്നീട് കൂടിയിരുന്നത് അത് ഞാൻ പി പറഞ്ഞായിരുന്നു അത്കൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല അവർ അംങ്ങത്തന്നെ ആരിക്കും നീ അതൊന്നും mind ചെയ്യണ്ട എന്ന് ഞാനത് mind ചെയ്തില്ലായെന്നും പറഞ്ഞ് ഞാനവരുടെ ഒപ്പം കളിച്ചു അവ അവരുടെ team ഇൽ നിന്നും എ മൂന്നും നാലും ആൾക്കാരൊന്നും പോന്നിരുന്നില്ല അവര് ഒര് ഒര് അഞ്ചാൾക്കാരായിരുന്നു gang അയിൽ നിന്ന് രണ്ടാൾക്കാരാണ് വന്നത് അങ്ങനെ അവരോടും ഓരോന്നും പറഞ്ഞപ്പോൾ ഞങ്ങളോരോന്നും അവരും മാങ്ങയും ഒക്കെ തിന്നിരുന്നു അവര് ഓരോന്ന് വീതം വെച്ച് തിന്നു തിന്നുരുന്നുള്ളു അവർ പലവിധം തിന്നിരുന്നു വെളുത്ത മൂവാണ്ടൻ കറുത്ത